ജോലി തരുന്ന് പറഞ്ഞ് പിന്ന നല്ലപോലെ അന്വേഷിച്ചിട്ട് വേണം നമുക്കിനി അടുത്ത Course ന് ചേരാൻ കാരണം നമുക്ക് മുന്നോട്ട് പോണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം മുഖ്യമാണ് ഉം ഉം അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇന്ന് തന്നെ എൻറെ വീട്ടിൽ തന്നെയുള്ള അവസ്ഥയാണ് എൻറെ ഏട്ടന് പഠിച്ച പണിയല്ല കിട്ടിയിരിക്കുന്നത്

അപ്പോ നമുക്ക് ഇഷ്ട്ടപ്പെട്ട് പണിയെടുക്കാൻ തോന്നില്ല അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് ഏതെങ്കിലൊരു Course എടുക്കുന്നതായിരിക്കും നല്ലത് ആ നമ്മള് നമ്മള് കൈവിന് പറ്റിയ Course എടുക്കുന്നതാണ് ഏറ്റോ നമക്ക് പുറത്തേക്ക് പഠിക്കാൻ പോയാലോ എന്താണ് നിൻറെ അഭിപ്രായം എങ്ങനെ UK ആണോ ഉദ്ദേശിച്ചത് Yes അവിടെയാകുമ്പോൾ അവിടുത്തെ പഠന രീതി ഇവിടുത്തേക്കാൾ മികച്ചതാണ് അപ്പോൾ നമുക്ക് ഞാനും പറയുന്നത് കേട്ടിട്ടുണ്ട്

നമ്മക്ക അല്ലെങ്കിൽ നമുക്കി നീ പറഞ്ഞ പോലെ ഏതേലും Course പഠിച്ച് പെട്ടന്ന് ജോലി കിട്ടുന്ന നമ്മൾക്ക് പോകാം വിദ്യാഭ്യാസമില്ലെങ്കില് എവിടെയും നമുക്കൊരു വിലയുമില്ല അത് ശരിയാ പണ്ടത്തെ ആള് പഷേ ഇപ്പോൾ അത് പറ്റുന്നില്ല ഇപ്പോൾ പണം മാത്രം പോരാ വിദ്യഭ്യാസവും ആളുകൾ നോക്കുന്നുണ്ട് ഇപ്പോര് കല്യാണം തന്നെ കഴിക്കണമെങ്കിൽ എല്ലാവരും പെണ്ണുകാണാൻ പോകുമ്പോൾ ചോദിക്കുന്നത് എത്ര വരെ പഠിച്ചു എന്നാണ് അതെ ഇതെന്നെയാണ് ചോയിക്കുന്നത് ജോലി ഇണ്ടോ നല്ല ജോലി ആ ശരിയാണ് നല്ല ജോലിയും വേണം പക്ഷെ ഒരു കാര്യമുണ്ട് ഈയൊരു വിദ്യഭ്യാസം എന്ന് പറയുന്നത് നമുക്കി മുറികളിലിരുന്ന് മാത്രം കിട്ടുന്നതല്ല

കുറെ പുറത്തുന്ന് കൊറേ കാര്യങ്ങൾ പഠിക്കുവാനുണ്ട് ആളുകളുമായി നമ്മൾ ഇടപഴകാൻ പഠിക്കണം അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് ആ നമ്മൾ നമ്മളെ വിശ്വാസത്തിൽ തന്നെ

നമുക്കെന്തായാലും മറ്റൊരു Course ന് പോവാം ഞാൻ കൊറേ കൊറേ പരസ്യം കാണാറുണ്ട് കൊറേ Course നെ പറ്റിയുള്ള

പക്ഷെ അതിനെല്ലാം പോവാനൊരു ഭയമാണ് കാരണം ഇപ്പോഴത്തെ വിദ്യാഭ്യാസം കച്ചവടമായി മാറുകയാണല്ലോ അത് ശെരിയാ എന്തായാലും നമ്മൾക്കൊരു ആലോചന നമ്മളെപ്പെട്ട പാവപ്പെട്ടവരാണ് കുടുങ്ങുന്നത് ആ നമ്മൾ വെറുപ്പിക്കുകയാണ്

ആ Stipend ഓടു കൂടി ജോലി വക്‌താനം ചെയ്യുന്നത് രണ്ട് ലക്ഷം രൂപ കൊടുത്താൽ നമുക്ക് അവര് പറയുന്നത് ആ എൻറെ എൻറെലും

നമുക്ക് ആലോയിച്ചിട്ട് ചെയ്യാം ഉം എന്തായാലും നല്ലൊരു Course എടുത്തിട്ട് അഹ് അതെ അതെ നമുക്ക് നോക്കിട്ട് ചെയ്യാം എല്ലാ കാര്യവും പിന്നെ നിൻറെ പെ Friend ഏതോ ഒരു Course എടുത്തിരുന്നല്ലോ അതിനെ കുറിച്ചെന്താ നിൻറെ അഭിപ്രായം ആ അത് ഞാനിന്നലെ ചോയിച്ച് അവൻ പറഞ്ഞ് യെന്തോ Scribe അങ്ങനെ എന്തോ ആ അവൻ പറഞ്ഞത് ആണോ അതിൻറെ പേപറ്റിയുള്ള അഭിപ്രായമെന്താണ് അപ്പൊ ഞാനിന്നലെ Youtube ലൊന്ന് നോക്കി അതായത് ഓനെന്തൊക്കെയോ അത്യാവശ്യം ആ ജോലിയാണെന്ന് തോന്നുന്നു

മറ്റെ Coding

ആ അഹ് ആഹ് ആണ് ലെ നമുക്കത് നോക്കിയാലോ

നമ്മളെ നമ്മള് ശ്രദ്ധിക്കണ്ടേ അല്ലാതെ വെറുതെ ഞമ്മള് Course start

അപ്പൊ നോക്കിയപ്പോ കൊറേ Recuritments കാലൊക്കെ കാണുന്നുണ്ട്

നല്ലേ ആണെന്നെനിക്ക് തോന്നുന്നു നമുക്കവിടെ ഒന്ന് പോയി നോക്കിയാലോ അതെ നാളെ നിങ്ങൾക്കൊയിവുണ്ടോ

ആ എന്നാ നമുക്കവിടെ പോയി നോക്കാം എനിക്ക് തോന്നുന്നത് ഇത്രയും പൈസ കൊടുത്ത് പഠിക്കണ്ട ആവശ്യമില്ല എന്നാണ് ഇതിലും കുറഞ്ഞ് പൈസക്ക് നമുക്ക് വേറെ എവിടെങ്കിലും പഠിക്കാൻ പറ്റും നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം ആ പക്ഷെ അത് അവിടെ എല്ലോടത്തും നല്ല ഒരുപോലെ Training കിട്ടേന്ന് വെരുന്നില്ലല്ലോ

ഉം പക്ഷെ ഇതിന് എന്ത് Certification എന്തൊക്കെയോ ഇണ്ടെന്നൊക്കെ നമ് പറഞ്ഞു കേട്ട്

അത്യാവശ്യം ഒരു എന്നാണ് ഒരു Professional job ആണെന്നെനിക്ക് തോന്നുന്നു

അത് ശെരി നമുക്ക് നോക്കാം അല്ലെങ്കിൽ നമുക്കെതെങ്കിലോര് Degree എടുത്താലോ

പക്ഷെ Degree

അതാണ്ശരിയാണ് Degree ഒക്കെ കിട്ടി ഞമ്മക്കാരും ജോലി പെട്ടന്ന് തരുന്നില്ല

ആ കാരണം Degree എട്ത്ത് മ്മള് കളിച്ച് നടന്ന മൂന്ന് വർഷം പോയി ഒരു Work ഉ ഇല്ല ഇതല്ല വെറുതെ എന്താ കാര്യം Course നെ പറ്റി ആലോചിക്കാന്ന് ഉദ്ദേശിക്കുന്നത്

നമുക്ക് എന്തായാലും അത് വേണം മുന്നോട്ട് നമ്മൾ നാളെ തന്നെ പണിക്ക് പോയാൽ ശരിയാവില്ല എന്എല്ലാ Education നും അതിൻറെതായ ഒരു പ്രധാനമുണ്ട് എല്ലാ നല്ലതാണ് Degree ആയാലും ശരി അത് വേറെ Course ആണെങ്കും ശരി വിദ്യഭ്യാസത്തിനെന്തായാലും പ്രാധ്യാന്യമുണ്ട് വിദ്യാഭ്യാസത്തിനാണ് ഇവിടെ പ്രാധാന്യം കാരണം നമ്മള് രക്ഷിതാക്കള് തന്നെ പറഞ്ഞില്ലേ അവരിക്ക് നല്ലപോലെ വിദ്യാഭ്യാസം കിട്ടാത്തത് കൊണ്ടാണ് അവർ ഇങ്ങനെ ആയിപോയത് അതുകൊണ്ടല്ലേ നമ്മള് വിദ്യാഭ്യാസം അതെന്നെ നമ്മടെ വിദ്യഭ്യാസം കിട്ടിയാൽ തന്നെ നമ്മളീ സമൂഹത്തോടുള്ള കാഴ്ചപ്പാട് നമുക്ക് മാറ്റാൻ കഴിയും അതെ നമ്മൾ പെരുമാറ്റ വിദ്യാഭ്യാസത്തിനും എല്ലാത്തിലും അടങ്ങിയിട്ടുണ്ട് ഉം അത് തന്നെ അല്ലാ പിന്നെ നമ്മുടെ നിൻറെ അനിയൻ അനിയൻ അല്ല നിൻറെ ചേട്ടൻ എന്തോ കഴിഞ്ഞിരുന്നല്ലോ എന്തോ Course നെ പറ്റി പറഞ്ഞിരുന്നല്ലോ

ആ അങ്ങനെയാണല്ലേ എടാ നമുക്കിതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയാലോ ഇതിനെ പറ്റി നിൻറെ അറിവിൽ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെയൊരു Course ഞാനാദ്യമായിറ്റാണിത് കേൾക്കുന്നത് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം എന്തായാലും ഒന്നല്ലെങ്കിൽ Course എടുക്കാം അല്ലെങ്കിൽ Degree എടുക്കാം Degree നിൻറെ അഭിപ്രായം Degree എടുക്കുകയാണെങ്കിൽ നമക്ക് നല്ലൊരു Course എടുക്കാം എൻറെ അഭിപ്രായത്തിൽ നമുക്ക് Psychology എടുത്താലോ Psychology എടുത്താലോ Psychology എടുത്താൽ നമുക്ക് നല്ലൊരു College life കിട്ടണം അതാ നമുക്ക് Enjoy ചെയ്യാൻ പറ്റുള്ളൂ എങ്ങനെ എനിക്ക് വ്യക്തമായില്ല നമ്മളേയ് College എടുത്താലേ നമുക്ക് Life കിട്ടുള്ളു

എ ഞാൻ plus two commerce ആയത് കൊണ്ട് എനിക്ക് എല്ലാരും പറയുന്ന പോലെ bcom ആണെന്നാണ് പക്ഷെ ബീകോം കണക്കിഷ്ട്ടമാണോ First ആണ് ലെ എന്നാൽ ബീകോം പറ്റും ഉം അങ്ങനമ്മക്ക് BAEnglish എടുക്കാം BAEnglish ആ BAEnglish ഉം നല്ലതാണ് ഇപ്പോൾ English ആണ് Main english അറിയാമെങ്കിൽ പല സ്ഥലത്തും ജോലി സാധ്യതകളുണ്ട് അതാ English ൽ ഇണ്ട് ക്കുകയാണല്ലോ

ആ അത് തന്നെ കേട്ടിട്ട് മനസ്സിലാകും കേട്ടാലെഴുതാനും നമുക്കറിയാം പക്ഷെ നമുക്ക് സംസ്ക്ക സംസാരിക്കാനറിയില്ല

നമുക്കെന്താലും അതിൻറെ കൂടെ English കൂടി ഒന്ന് ശ്രമിച്ച് നോക്കണം പഠിക്കാൻ വേണ്ടിട്ട് ആ ഇപ്പോൾ

ആ ഇപ്പോഴാ നമുക്ക് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് പഠിക്കണമെന്നൊരു കുട്ടി വിചാരിച്ചാൽ പഠിക്കാൻ പറ്റാതായിട്ടുള്ളതോന്നും തന്നെ ഇല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്നതാണ് പ്രശ്നം ഇപ്പോഴാണ് എത്തീട്ടുണ്ട്

അതെന്നെ ഈ കൊറോണ വന്നതിന് ശേഷം Class കളെല്ലാം Online class ആയി

അതെന്നെ പക്ഷെ ഇത് കച്ചവടമാക്കുന്നുണ്ട് അതാണ് പ്രശ്നം നമ്മൾ ചെയുമ്പോൾ നമുക്ക് നല്ല College നോക്കി പോണം

ആഹ് പിന്നെ എന്തൊക്കെ ഉണ്ട് അമീർ എന്തൊക്കെ ഉണ്ട് വിശേഷം എന്തെയ്യനാ ഇങ്ങനെ ഭയങ്കര വീട്ടിലെന്തെങ്കിലും പറയുന്നുണ്ടോ

ആ എന്ത് ചയ്യ ഉം ഉം അതെ അതെ നമുക്ക് നോക്കാം എന്തായാലും നല്ലൊരു course എടുത്തിട്ട് ഞമ്മക്ക് പഠിക്കാം ആ അത് തന്നെ നമുക്ക് പഠിക്കാം നീ പറഞ്ഞ Course നമുക്കൊന്ന് നോക്ക ലെ ആ അതെന്നെ നമ്മക്കത് നോക്ക എന്തായാലും എന്തതിൻറെ പേരറിഞ്ഞേ Medical scribing ഓ ആ Medical scribing medical coding ഉ ഉണ്ട്

ആ അതെന്നെ ഉം പിന്നെ നമുക്കതിനെ പറ്റി അന്വേഷിച്ച് ഇതിൻറെ നല്ല Institute എവിടെയാണെന്ന് നോക്കിട്ട് നമുക്ക് ചെയ്യാം

ആ അയ് പഠിച്ച ആരെങ്കിലും അറിവെങ്കിൽ നമുക്കൊന്ന് വിളിച്ച് നോക്കായിരുന്നു പഠിച്ചേ എൻറെറിവിൽ അങ്ങനെ ആരും ഇല്ല

അറിയുന്നൊരാളെ ചെലപെനിക്കറിയാൻ Chance ഇണ്ട് നമുക്കൊന്ന് വിളിച്ച് നോക്കാം ആ നിൻറെ Friend ആണോ ഉണ്ട് ന്നല്ലേ പറഞ്ഞത് നീ ഒന്ന് വിളിച്ച് നോക്കു ആ വലിയ Company ഒന്നും ഇല്ല പക്ഷെ നമുക്കൊന്ന് വിളിച്ച് നോക്കാം

അതാവുമ്പോ പെട്ടന്ന് തന്നെ പഠിച്ചങ്ങാണ് ജോലി ആയി കിട്ടുവല്ലോ

പഷെ നമുക്കത്തിൻറെ എടെക്കൂടെ Distance ആയിറ്റെല്ലാം പല കാര്യങ്ങളും ചെയ്യണം Degree യും കാര്യങ്ങളൊക്കെ എടുക്കണം ആ Distance ആയി Degree എടുത്താൽ മതി അതാവുമ്പോ സുഖവും Degree ഉണ്ടാവും പ്പോ Degree ക്കും Qualification

നമുക്കി Course പഠിക്കാൻ Education loan കിട്ടുവോ അത് അറീല്ല എന്തായാലും അന്വേഷിച്ച് നോക്കാമല്ലോ Okay നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കണം എന്തായാലും ന്താ ചെയ്യാന്ന് Correct ആയി ഒന്ന് അന്വേഷിച്ചിട്ടേ Okay എന്നാൽ ശരി

Okay ശരി കാണാം

ആടി എന്റെ number മാറ്റി ഞാൻ പുതിയ number എടുത്തു അപ്പൊ number ഞാൻ മാറ്റി. മറ്റേത് ഉമ്മച്ചീടെ number ആയിരുന്നു, ഇത് പുതിയ number ആ. ആ gulf number കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇത് ആരാണ് എന്ന്. ആ ഞാൻ ഇപ്പൊ അവിടെ അല്ലെ ദുബായില് അല്ലെ ഉള്ളത് അപ്പൊ ഞാൻ number മാറ്റിയതാ.

ആണോ നീ ഇടയ്ക്ക് വന്നിരുന്നോ? ഞാൻ കഴിഞ്ഞ മാസം വന്നിട്ട് പോയതാ.

പിന്നെ ഞാൻ വിളിച്ചത് അവിടെ നല്ല മഴ എക്കെണ് ഇയ്യിപ്പൊ എവിടെ ഉള്ളത് എന്റെ ഭാഗത്തു ഒക്കെ ഉരുള് പൊട്ടിയെക്കണ് എന്ന് പറയണ news ഞാൻ കേട്ട് അതാ ഞാൻ നിന്നെ വിളിച്ചു നോക്കിയത്. ശെരിയാ മോളെ അതൊന്നും പറയാത്തെ നല്ലത് ഒരു അവസ്ഥേണ് ഇത് ഞങ്ങൾ എല്ലാ സാധനങ്ങൾ ഒക്കെ എടുത്തു വെക്കണേ വെക്കുവ camp ലേക്ക് മാറണം ഇന്ന് രാത്രി ആകുമ്പോഴേക്കും കാരണം ഞങ്ങളുടെ വീട് പകുതി ഒക്കെ പൊളിഞ്ഞു വീഴാണ് ഇനി ഇവിടെ നിക്കാനേ പറ്റൂല full വെള്ളത്തിലാണ്, അതിന്റെ കാര്യം ഒന്നും പറയാത്തെ നല്ലത് camp ൽ പോയ ഇനി എങ്ങനെയാണു അവസ്ഥ ഒന്നും അറിയില്ല. ആ ഇപ്രാവശ്യം കാലാവസ്ഥ പറ്റ മോശാല്ലേ. നല്ല മഴൊക്കെണ്ടല്ലോ അ വിടെ. ആടി നമ്മൾ അറിയുന്നില്ലലോ നമ്മൾ ഇത് സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല ഇങ്ങനെ വെള്ളം കേറും എന്ന്, കാരണം എത്ര കൊല്ലങ്ങളായി കെട്ടിയ വീട ഇത് ഇതൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വീഴ, എഎന്റെ ഉമ്മച്ചി ഒക്കെ പറയാ ഇത്ര കാലം ആയിട്ട് ഈ വീട്ടില് ഒരു പൊടി പോലും മഴ കേറീട്ടില്ല എത്ര മഴ പെയ്താലും ഇപ്രാവശ്യം എല്ലാടത്തും നമ്മൾ കേരളം full ആയിട്ട് മുങ്ങി കെടക്കല്ലേ വെള്ളത്തില് പിന്നെ എന്ത് ചെയ്യാനാ. ഓ ശെരിയാ ഇങ്ങഇങ്ങള് കൃഷി ഒക്കെ നടത്തില്ലെർന്നോ വാഴ കൃഷി ഇഞ്ചി കൃഷി ഒക്കെ നടത്തില്ലെർന്നോ അതൊക്കെ പോയില്ലേ വെള്ളത്തിലായില്ലേ. അത് മാത്രോ എല്ലാം നഷ്ടായി പിന്നെ ഞങ്ങൾക്ക് ഒരു പശു ഉണ്ടായിരുന്നു അത് വെള്ളത്തിൽ വീണു ചത്തു.